ലിബ്രിയോഫീസ് വ്രൈട്ടർ Headers ഫൂട്ടേർസ് എൻഡ്നോട്ട്സ് എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഡോക്യുമെന്റ്സിന് ഹെഡർസ് നൽകുന്നത്
ഡോക്യുമെന്റ്സിന് ഫൂട്ടേർസ് നൽകുന്നത്
ആദ്യത്തെ പേജിൽ നിന്ന് ഹെഡർസ് നീക്കം ചെയ്യുന്നത്
ഡോക്യുമെന്റ്സിന് footnoteഉം endnoteഉം നൽകുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഗ്നു ലിനക്സ് ലിബ്രിയോഫീസ് സ്യൂട്ട് വെർഷൻ 334 ലിബ്രിയോഫീസ് Writerലെ ഒരു ഡോക്യുമെന്റിൽ പേജ് നമ്പർ നൽകാൻ കഴിയുന്നു
resumeഓഡ്റ്റ് ഫയൽ തുറക്കാം
footerൽ പേജ് നമ്പർ നൽകുന്നതിനായി ആദ്യം ഫൂട്ടർ ആവശ്യമുള്ള പേജിൽ ക്ലിക്ക് ചെയ്യുന്നു
ഡോക്യുമെന്റ് പേജിൽ ക്ലിക്ക് ചെയ്യുക
മെനു ബാറിലെ ഇൻസെർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫൂട്ടർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
അടുത്തതായി ഡിഫോൾട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
പേജിന്റെ അവസാനം ഫൂട്ടർ ചേർക്കപ്പെട്ടതായി കാണാം
Footerൽ പേജ് നമ്പർ കാണിക്കുന്നതിനായി ആദ്യം ഇൻസെർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
ഇവിടെ ധാരാളം ഫൂട്ടർ ഓപ്ഷനുകൾ കാണാം
അപ്പോൾ footerൽ നമ്പർ 1 കാണാൻ കഴിയുന്നു
പേജ് നമ്പറിന് വിവിധ സ്റ്റൈലുകൾ നല്കുന്നതിനായി പേജ് നമ്പറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക
എഡിറ്റ് Fields ഡോക്യുമെന്റ് ഡയലോഗ് ബോക്സ് സ്ക്രീനിൽ കാണാൻ കഴിയുന്നു
ഫോർമാറ്റ് ഓപ്ഷന് താഴെ A B C ഇൻ അപ്പർകേസ് a b c ഇൻ ലവർകേസ് അറബിക്ക് 1 2 3 തുടങ്ങിയ ഫോർമാറ്റുകൾ കാണാം
ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേജ് നമ്പറിംഗ് സ്റ്റൈൽ തിരഞ്ഞെടുക്കാം
നമ്മൾ റോമൻ iiiഐ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു
പേജിലെ നമ്പറിംഗ് ഫോർമാറ്റ് മാറിയതായി കാണാം
അത് പോലെ ഡോക്യുമെന്റിൽ ഒരു ഹെഡർ നൽകാം
ആദ്യം ഹെഡർ നൽകേണ്ട പേജിൽ ക്ലിക്ക് ചെയ്യുക
ഇൻസെർട്ട് മെനു ക്ലിക്ക് ചെയ്തിട്ട് ഹെഡർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
പേജിന് മുകളിൽ ഹെഡർ ചേർക്കപ്പെട്ടതായി നിങ്ങൾക്ക് കാണാം
Headerൽ ഡേറ്റ് ചേർക്കുന്നതിനായി ഇൻസെർട്ട് ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ഫീൽഡ്സ് ഓപ്ഷൻ
അപ്പോൾ കാണുന്ന സൈഡ് മെനുവിൽ ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
Headerൽ ഡേറ്റ് കാണിക്കുന്നു
ഡേറ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ സാധ്യമായ എല്ലാ ഫോർമാറ്റുകളിലും അത് കാണിക്കുന്നു
ഇവിടെ നമ്മൾ 31 ഡെക്ക് 1999 തിരഞ്ഞെടുത്ത് ഒക് ക്ലിക്ക് ചെയ്യുന്നു
മെനു ബാറിലെ ഫൈൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് പേജ് പ്രിവ്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക
ഡോക്യുമെന്റ് 50 ആയി ജൂം ചെയ്യാം
അപ്പോൾ ഡേറ്റ് പേജിന് മുകളിലും പേജ് നമ്പർ പേജിന് താഴെയും കാണാം
ഡോക്യുമെന്റിന്റെ എല്ലാ പേജിലും ഇത് പകർത്തപ്പെടുന്നു
ഡോക്യുമെന്റിലേക്ക് പോകുന്നതിനായി ക്ലോസ് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഹെഡർ ഫൂട്ടർ frameമായി ബന്ധപ്പെട്ട് ടെക്സ്റ്റിന്റെ സ്പേസിംഗ് അഡ്ജസ്റ്റ് ചെയ്യുവാനും നിങ്ങൾക്ക് കഴിയും
കൂടാതെ headerനോ footerനോ ബോർഡർ ആപ്ലി ചെയ്യാം
മെനു ബാറിലെ ഫോർമാറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് പേജ് ക്ലിക്ക് ചെയ്യുക
ഡയലോഗ് ബോക്സിലെ ഫൂട്ടർ ടാബ് സിലക്റ്റ് ചെയ്യുക
നമുക്കിഷ്ടമുള്ള സ്പേസിംഗ് ഓപ്ഷൻസ് സെറ്റ് ചെയ്യാം
ലെഫ്റ്റ് marginന്റെ മൂല്യം 100സിഎം ആക്കുന്നു
footerൽ ഒരു ബോർഡർ അല്ലെങ്കിൽ ഷാഡോ ചേർക്കണമെങ്കിൽ മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ആവശ്യമുള്ള ഓപ്ഷൻസിന്റെ മൂല്യം സെറ്റ് ചെയ്യുക
ഉദാഹരണത്തിന് footerൽ ഷാഡോ സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ കാസ്റ്റ് ഷാഡോ ടോ ടോപ്പ് റൈറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക
ബോർഡറിന്റേയും shadowയുടേയും നിറവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം
ലഭ്യമായ വിവിധ ഓപ്ഷനുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഈ ഡയലോഗ് ബോക്സ് സ്വയം പരീക്ഷിച്ച് നോക്കുക
ഇപ്പോൾ ഒക് ക്ലിക്ക് ചെയ്യുക
വീണ്ടും ഒക് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഇഫക്ട് footerൽ ചേർക്കപ്പെട്ടതായി കാണാം
ഇതിനായി ക്ലിക്ക് ചെയ്യുക ഇൻസെർട്ട് ജിടിജിടി മാന്യുയൽ ബ്രേക്ക് എന്നിട്ട് പേജ് ബ്രേക്ക് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക
എന്നിട്ട് ഒക് ക്ലിക്ക് ചെയ്യുക
പേജ് നമ്പർ 2 എന്ന് കാണിക്കുന്നത് ശ്രദ്ധിക്കുക
ഡോക്യുമെന്റിന്റെ ആദ്യത്തെ പേജിൽ ഫൂട്ടർ വേണ്ടങ്കിൽ ആദ്യത്തെ പേജിൽ കർസർ വയ്ക്കുക
അടുത്തതായി മെനുബാറിലെ ഫോർമാറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
അപ്പോൾ കാണുന്ന ഡയലോഗ് ബോക്സിൽ മുകളിൽ നിന്ന് നാലാമത്തെ ഐക്കൺ അതായത് പേജ് സ്റ്റൈൽസ് ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ഫർസ്റ്റ് പേജ് ഓപ്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക
ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് ഓർഗനൈസർ ടാബ്
നാമെ ഫീൽഡിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ താല്പര്യമുള്ള പുതിയ സ്റ്റൈലിന്റെ പേര് എഴുതാം
ഇവിടെ ന്യൂ ഫർസ്റ്റ് പേജ് എന്ന പേര് ടൈപ്പ് ചെയ്യുന്നു
നെക്സ്റ്റ് സ്റ്റൈൽ ഡിഫോൾട്ട് ആയി സെറ്റ് ചെയ്യുക
ഡയലോഗ് ബോക്സിൽ ഫൂട്ടർ ടാബ് ക്ലിക്ക് ചെയ്യുക
ഫൂട്ടർ ഓൺ ചെക്ക് ബോക്സ് ഡിഫാൾട്ട് ആയി അൺ ചെക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അൺ ചെക്ക് ചെയ്യുക
അവസാനമായി ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് ഡയലോഗ് ബോക്സില്ലേക്ക് തിരിച്ച് വന്നു
പേജ് സ്റ്റൈൽസ് ഓപ്ഷന് താഴെയായി ന്യൂ ഫർസ്റ്റ് പേജ് സ്റ്റൈൽ ഇപ്പോൾ കാണുന്നത് ശ്രദ്ധിക്കുക
ന്യൂ ഫർസ്റ്റ് pageൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക
ആദ്യത്തെ പേജിൽ ഒഴികെ മറ്റെല്ലാ പേജുകളിലും നിങ്ങൾക്ക് ഫൂട്ടർ കാണാം
ഇത് പോലെ നിങ്ങൾക്ക് ലഭ്യമായ ഡിഫാൾട്ട് സ്റ്റൈലുകളിൽ മാറ്റം വരുത്താനും ഏത് പേജ് വേണമെങ്കിലും ആപ്ലി ചെയ്യാനും സാധിക്കുന്നു
ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യട്ടെ
ഇപ്പോൾ ലിബ്രിയോഫീസ് Writerലെ footnotesഉം endnotesഉം പഠിക്കാം
ഫുട്നോട്ട്സ് അവ റെഫർ ചെയ്തിട്ടുള്ള പേജിന് അവസാനം കാണുന്നു
എന്നാൽ എൻഡ്നോട്ട്സ് ഡോക്യുമെന്റിന്റെ അവസാനം കാണുന്നു
noteനായുള്ള ആഞ്ചോർ നിലവിലുള്ള കർസർ പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യുന്നു
നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നംബറിംഗ് അല്ലെങ്കിൽ ഒരു കസ്റ്റം സിംബോൾ തിരഞ്ഞെടുക്കാം
ഈ പൊസിഷൻ ആക്സസ് ചെയ്യാനായി മെനു ബാറിലെ ഇൻസെർട്ട് ഓപ്ഷനിൽ ആദ്യം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് footnoteഎൻഡ്നോട്ട് ഓപ്ഷൻ
സ്ക്രീനിൽ നംബറിംഗ് ടൈപ്പ് എന്നീ headingsഓടെ ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നത് കാണാം
അതിൽ ഓട്ടോമാറ്റിക് ക്യാരക്ടർ ഫുട്നോട്ട് എൻഡ്നോട്ട് എന്നീ ചെക്ക് ബോക്സുകൾ കാണാം
footnotesനും endnotesനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറിംഗ് നൽകുന്നതിന് നംബറിംഗ് ഓപ്ഷൻ അനുവധിക്കുന്നു
ഓട്ടോമാറ്റിക് ഓപ്ഷൻ footnotesനും endnotesനും സ്വയമേ തുടർച്ചയായി നംബർസ് നൽകുന്നു
ഈ ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാം
ഓട്ടോമാറ്റിക് numberingന്റെ സെറ്റിംഗ്സ് മാറ്റുന്നതിനായി മെനു ബാറിലെ ടൂൾസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
എന്നിട്ട് footnotesഎൻഡ്നോട്ട്സ് ക്ലിക്ക് ചെയ്യുക
AutoNumberingനും Stylesനും വേണ്ട വിവിധ ഓട്ടോമാറ്റിക് സെറ്റിംഗ്സ് ഇവിടെ ഉണ്ട്
ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക
എന്നിട്ട് ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇൻസെർട്ട് footnoteഎൻഡ്നോട്ട് ഓപ്ഷനിലേക്ക് തിരികെ പോകാം
നിലവിലുള്ള footnoteന് ഒരു ക്യാരക്റ്റർ അല്ലെങ്കിൽ സിംബൽ ഡിഫൈൻ ചെയ്യാനായി ക്യാരക്ടർ ഓപ്ഷൻ ഉപയോഗിക്കുന്നു
ഇതൊരു അക്ഷരം അല്ലെങ്കിൽ നമ്പർ ആകാം
ഒരു സ്പെഷ്യൽ ക്യാരക്റ്റർ നൽകുന്നതിനായി ക്യാരക്ടർ ഫീൽഡിന് താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക
നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സ്പെഷ്യൽ ക്യാരക്റ്റർ ക്ലിക്ക് ചെയ്തിട്ട് ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ ടൈപ്പ് ഹെഡിംഗിന് താഴെയുള്ള ഫുട്നോട്ട് അല്ലെങ്കിൽ എൻഡ്നോട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക
നമ്മൾ Numberingന് താഴെ Automaticഉം Typeന് താഴെ Footnoteഉം തിരഞ്ഞെടുക്കുന്നു
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
പേജിന് താഴെ ഡിഫാൾട്ട് നമ്പറോഡു കൂടി ഫുട്നോട്ട് ഫീൽഡ് കാണുന്നു
തിസ് ഐഎസ് തെ എൻഡ് ഓഫ് ഫർസ്റ്റ് പേജ് എന്ന് ഫുട്നോട്ട് ഫീൽഡിൽ എഴുതാം
എന്നിട്ട് Enter പ്രസ് ചെയ്യുക
ടെക്സ്റ്റോടു കൂടിയ ഫുട്നോട്ട് പേജിന് താഴെയായി കാണുന്നു
ഇത് പോലെ ഡോക്യുമെന്റിന് താഴെ എൻഡ്നോട്ട് ചേർക്കാൻ കഴിയുന്നു
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഡോക്യുമെന്റ്സിൽ ഹെഡർസ് നൽകുന്നത്
ഡോക്യുമെന്റ്സിൽ ഫൂട്ടേർസ് നൽകുന്നത്
ആദ്യത്തെ പേജിൽ നിന്ന് ഹെഡർസ് നീക്കം ചെയ്യുന്നത്
ഡോക്യുമെന്റ്സിൽ footnoteഉം endnoteഉം ചേർക്കുന്നത്
അസൈൻമെന്റ് practiceഓഡ്റ്റ് ഫയൽ തുറക്കുക
ഡോക്യുമെന്റിൽ headerഉം footerഉം ചേർക്കുക
Headerൽ ഓത്തോർ നെയിം ഇൻസേർട്ട് ചെയ്യുക
Footerൽ പേജ് കൌണ്ട് ഇൻസേർട്ട് ചെയ്യുക
പേജ് ഇവിടെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞു കൊണ്ട് എൻഡ്നോട്ട് ചേർക്കുക
ഡോക്യുമെന്റിന്റെ ആദ്യത്തെ പേജിൽ നിന്നും ഹെഡർ നീക്കം ചെയ്യുക
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ